ആ ഇത് ഷംനാദ് അറക്കയാണ്

ഞാൻ പിന്നെ വിളിച്ചതെ ഞാൻ ഈ ഞാൻ ഇവിടെ കൃഷിയെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണ്ടേ അപ്പോ അതിനെക്കുറിച്ചൊന്നു ചോദിച്ചറിയാൻ വേണ്ടി വിളിച്ചതാണ്.

ഞാന് ആദ്യമായി ഇന്നോട് ചോദിക്കണേ ഈ നെൽകൃഷി അല്ലെങ്കി ഈ കേരളത്തിലെ കൃഷികളെ കുറിച്ചാണ്

ആ അതൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാ അതൊക്കെ കൃഷിയൊക്കെ എങ്ങനെയാ ന നടന്നുപോകുന്നെന്ന് ഒന്ന് പറയാമോ?

അലോ അല്ല ഈ കൃഷി ഇപ്പോ വാഴകൃഷി ആണെങ്കില് ഇപ്പോ എങ്ങനെയാണ് അത് അതിൻ്റെ കായ് കുഴിച്ചിട്ട് വലുതാവുകയാണോ അങ്ങനെ എന്താണ് ചെയ്യുന്നത്?

നേഴ്സറി പോയിട്ട് സാ ഇപ്പോ നമ്മളിപ്പോ സാധാരണ അതിൻ്റെ ഓരോ കേന്ദ്രങ്ങള് പോയിട്ട് അങ്ങനെ അതെ അതെ ആ പറയ് നഴ്സറി പോയിട്ട് അതിൻ്റെ കന്ന് വാങ്ങും.

അതിൻ്റെ കന്ന് വാങ്ങീട്ട് നമ്മള് എന്ത് ചെയ്യുകവാ കുഴിച്ചിടലാണ് ഇപ്പം പണ്ടൊന്നും അങ്ങനെ അല്ലാനി വാങ്ങണ്ട ആവശ്യം ഒന്നുമില്ലാനി

ഇപ്പൊ ഓരോരുത്തർക്ക് വാങ്ങേണ്ട ആവശ്യം വന്നിരിക്കുകയാണ് ഇപ്പത്തെ സാഹചര്യം

അങ്ങനെ വായ കൃ വാഴ നമ്മള് കന്ന് വാങ്ങിയിട്ട് നമ്മള് പാടത്ത് പിന്നെ പാടം ഒക്കെ ഇപ്പം കുറവാണല്ലോ പൊതുവേ ഏ

സൈഡിൽ ഒക്കെ ആയിട്ട് ഓരോ രണ്ടും മൂന്നും കന്ന് അങ്ങനെ ഉണ്ടാവും പിന്നെ ഇപ്പോ പഴമൊന്നും ഇപ്പോ ആരും നടുന്നില്ല എന്നാലും കൊറവാണ് പൊതുവേ

പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഈ നാടിനെ സംബന്ധിച്ചെടുത്തോളം വാഴകള് കൂടുതലാണ്.

പേരിലന്നെ ഉണ്ടല്ലോ വാഴക്കാട് എന്നുള്ളതാണ്.

പിന്നെ നമ്മളീ റോബസ്റ്റ്നെ ഒക്കെ കുറിച്ച് പറയുമ്പോ റോബസ്റ്റിൻ്റെ ഒരു ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പറത്ത് തന്നെ വേറെയും ഉണ്ടാകും

ഒരൊറ്റ ഒന്ന് വാങ്ങിയാൽ പിന്നെ അടുത്തടുത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊള്ളും

ഉം അതാണ് റോബസ്റ്റ് കൊണ്ടുള്ള മെച്ചം

ആ അപ്പോ ഈ ഈ മറ്റേ അടക്ക അങ്ങനത്തെ കൃഷികൾ ഒക്കെ എങ്ങനെയാണ് ഈ ഒരുതവണ ഇതാകും അതിനൊക്കെ ഓരോ കാലങ്ങളുണ്ടോ അല്ലെങ്കി ഈ കേരളത്തിൽ ഉള്ള ഓരോ കൃഷികൾക്കും ഓരോ കാലങ്ങളുണ്ടോ എന്താണ് എങ്ങനെയാണ്? അടയ്ക്കയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കാലമൊന്നുമില്ല്യ നമ്മള് ഇ കുഴിച്ചിടുക തയ്യ് കുഴിച്ചിടുക

പിന്നെ അടക്ക ഉണ്ടാവണതിന് സീസൺ ഉണ്ടാവും

പിന്നെ അതിൻ്റെ കാ അടക്ക പിന്നെ അയിനൊരു സീസണൊക്കെ ഉണ്ടാവും നമ്മള് അപ്പോ തെങ്ങൊക്കെ ഒണ്ട് തെങ്ങ് എങ്ങനെയാ അറിയുമോ അതേമാതിരി തന്നെ അതിന് പ്രത്യേക സീസൺ ഒന്നും ഉണ്ടാകില്ലല്ലോ

ഇല്ല ഇല്ല അതെ മാതിരി തന്നെയാണ് അടക്ക അല്ല ഇപ്പൊ ഞാനിപ്പോ നോക്കുവാണ് ഇതിമ്മലൊന്നും ഇപ്പൊ കാണില്ല ഒക്കെ കൊണ്ടോയിന് ഒക്കെ ഞങ്ങള് എടുത്തേക്കണ്‌

അവരോ അപ്പോ ഈ മ ഈ തെങ്ങിന് നമ്മളിപ്പോ ച കേരളത്തിൽ മാങ്ങ നെല്ലി അതൊക്കെ അതൊക്കെയല്ലേ അതൊക്കെ അതിനപ്പുറം വേറെ ഏതൊക്കെ ഏഹ് പാശ്ചാത്യരാജ്യങ്ങള്ന്ന് കൃഷികൾ ഉണ്ട് ഇപ്പോ ഏകദേശം ഒരു കാപ്പി കാപ്പിക്കുരു കൃഷിയൊക്കെ നമുക്ക് അറിയും അതുപോലെ തന്നെ ക കാപ്പിചീന ഇത് മറ്റേ ക പൂള

ആ അതൊക്കെ എങ്ങനെയാണ് ഈ അവിടെ ഇവിടുത്തെ അവസ്ഥയിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുക പൂളയൊക്കെ

ഈ ഇവിടത്തെ ഇവിടെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നെ ഈ കാപ്പി തേയിലത്തോട്ടം തേയിലകളൊക്കെ ആ തേയിലക്കെ പിന്നെ നമ്മടെ പിന്നെ നമ്മക്ക് തേയിലത്തിനെ കുറിച്ചിട്ടൊന്നും വല്ല്യ ഐഡിയ ഇല്ല അതിനെക്കുറിച്ച് നോക്കാനുണ്ട്.

കാരണം ഈ തേയിലയൊക്കെ അങ്ങ് തണുപ്പുള്ള പ്രദേശത്തല്ലേ അധികമുള്ളത്

നമ്മളിപ്പോ ഇവിടെന്ന് പറഞ്ഞാ നമ്മുടെ ചുറ്റുപാടില് കുരുമുളക് അതേമാതിരി അടയ്ക്ക പിന്നെ തേങ്ങ പിന്നെ നമ്മളെ പരിസരങ്ങളിൽ നമ്മള് പേരക്ക പിന്നെ ചക്കപ്പഴം സീതപ്പഴം

ഇതൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലേ ഓരോ

പിന്നെ അതെ മാതിരി നമ്മളെ ഇത് ഉണ്ടല്ലോ ഏഹ് എന്താടാ ഇപ്പോ അതിൻ്റെ പേര്

ആ ഒരു പഴമാണ് നമ്മളിങ്ങനെ തൊലിച്ച് എടുക്കണേ ആ റംബൂട്ടാന് അതൊക്കെ കൃഷി ആ ആ റംബൂട്ടാന് അതന്നെ അതൊക്കെ ഇപ്പൊ

ആ ആ അതെ അതെ

ആ പിന്നെ ഒരുപാട് ആൾക്കാര് അന്യ രാഷ്ട്രത്തിന്ന് പുതിയ പുതിയ തൈകള് ഇപ്പോ ഇങ്ങോട്ട് കേരളത്തിക്ക് കൊണ്ടുവരണുണ്ട്

പല ഐറ്റം പേരുള്ള ചക്ക തന്നെ എന്തു പോലെ ഐറ്റങ്ങളാണ് ഇപ്പോ ഇരിക്കണത് തായ്വാന് അങ്ങനെ കുറെ ഐറ്റം ഉണ്ട് ചോന്ന ചക്ക ഉള്ളു മൊത്തം ചോന്നിട്ട് ചെറിയ ചെറിയ ചൊളകളുള്ളത് അങ്ങനെ പല ഐറ്റം വരുണ്ട്

ആ അതെ അതെ എന്നാ നന്ദി അൽ അമീൻ ഇത് വിളിച്ചത് നാ ഇതിന് പറഞ്ഞുതന്നതിന് നന്ദി.